ആഹ് ഞാന് നമ്മുടെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോ അതിൻറെതിരക്കിലൊക്കേയായിരുന്നു നാട്ടില് ഫ്ലക്സ് അടിക്കലും പോസ്റ്റ്റടിക്കലും ആഹ് ഞാനിപ്പോതിൻറെ സ്ഥാനാർത്ഥിയൊക്കെയായിരുന്നു ഉം അവിടേ ഇബടത്തെ കോളേജ്തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരുന്നല്ലോ അപ്പോഅതിൻറെ തിരക്കും കഴിഞ്ഞ്ആഹ് ഞാനീനമ്മുടെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോ അതിൻ്റെതിരക്കിലൊക്കെയായിരുന്നു നാട്ടില് ഫ്ലെക്സടിക്കലും പോസ്റ്ററടിക്കലും

സാധാരണ ഞമ്മള് ഇതിപ്പോ പൊതുവെ

അല്ല എൽഡിഎഫ് പാർട്ടിയാണല്ലോ ജയിക്കാറുള്ളത് നമ്മള് എന്താന്നുവെച്ചാല് അത്രയും ഭൂരിപക്ഷത്തിലുജയിക്കാൻ നമ്മള് മലപ്പുറം സെൻട്രല്ലേ അതുകൊണ്ട്‌നമുക്ക് ആഹ് രീതിയിലുള്ള ജയങ്ങളാണ് വേങ്ങണയിണ്ട്

അതിനിപ്പോ കോളേജുതലതിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭ മറ്റുമണ്ഡല തിരഞ്ഞെടുപ്പാണെങ്കിലും എങ്ങനെയൊക്കെ ആഹ് എന്തോക്കെതിരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ ആഹ് തീർച്ചയായും ലീഗിനുമുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു എന്ത് നാട്ടാരാണ് നമ്മുടെ നാട്ടാര്ന്നാ ആ ഇനി നമ്മളൊരാവസ്ഥവരികാണേന്നുണ്ടെങ്കില് ഇപ്പം നമ്മള് നാട്ടിസംബന്ധിച്ചിടത്തോളം സാധാരണഎപ്പോഴും ജയിക്കാറുള്ളത് എൽ ഡി എഫാണ്‌. വേറൊരുകാര്യമെന്താ ഈ തിരഞ്ഞെടുപ്പിൻ്റെ രീതിയിലുനമ്മള് ആലോചിക്കേണ്ടതെന്നുവെച്ചാല്

തിരഞ്ഞെടുപ്പാകുമ്പോ ഏഹ് ഇപ്പോ ഒരു പാർട്ടിഅഞ്ചുകൊല്ലാണ്‌ ഭരിക്കണന്നുണ്ടെങ്കിൽ എൻ്റെനാട്ടില് എൻറെ നാട്ടില് സാധാരണാഗതില് എൽഡിഎഫ്ആണ് ജയിക്കുന്നതെന്നുണ്ടെങ്കില് ഞാന് ഞാൻ എൻ്റെ ഫാമിലിയും യുഡിഎഫിന്കുത്തികഴിഞ്ഞാല് യുഡിഎഫ് ആ മണ്ഡ മണ്ഡലത്തില് ജയിച്ചു കഴിഞ്ഞാല് പിന്നുള്ള അഞ്ചുവർഷം പക്കാ വികസനത്തിലായിരിക്കും ആ മണ്ഡലത്തിൻ്റെ വലിയ പലപല ആഹ് ഡെവലപ്മെൻറ്സും പല പല പ്ലാനിംഗ്‌സും നടക്കാൻ ഒരുപാടൊരുപാട് സാധ്യതകളും അതിനുള്ള പ്ലാനിങ്സും ഉണ്ടെന്നുള്ളത് ഷുവറാണ്‌. കാരണം, ആഹ് അടുത്ത പ്രാവിശംകൂടിം യുഡിഎഫിനേ അവിടെ നിലനിർത്താനുള്ള മ് ആഹ് അതിനുള്ള പരമാവധികഴിവുറ്റ കാര്യങ്ങളൊക്കെ അവരതിന് ശ്രമിക്കുന്നുള്ളത് ഇതൊരു വാസ്തവം തന്നെയാണ് അപ്പൊ ന നമ്മള് വെച്ച് പറയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പാർട്ടില്ലെങ്കിലും നമ്മൾ വികസിത പാർട്ടിയുടെ കൂടെയാണന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ

എന്തെന്നറിയോ ലക്ഷ്യം ഏറ്റവും വലിയൊരു അസറ്റ് ന്നൊക്കെ പറയുന്നത് അങ്ങനെയൊരു രീതിയിലാണ് നമ്മള് മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നത്

നമ്മളുടെയൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളൊക്കെവന്ന്

ആഹ് അവരെയൊക്കെകണ്ട് ആം അവിടെനാട്ടിത്തേ ആൾക്കാരെക്കണ്ട് അതേപോലെതന്നെ യുഡിഎഫ് സ്ഥാനാർത്ഥികളും ആഹ് പഞ്ചായത്തിലുള്ള എല്ലാവീടുകളിലും അതേപോലെതന്നെ മറ്റുഎല്ലാ ആഹ് ആഹ് അതാത് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടാകും നമുക്ക് അതേപോലെതന്നെ ഒരേപോലെ പൊളിറ്റീഷ്യൻസും രാഷ്ട്രീയക്കാരാകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടാകും എന്നിരുന്നാലും ഞാൻ പറയുന്നപോലെ രീതിയിലുള്ള ഞാൻ പറയുന്നപോലെ ഒരവസരമു ണ്ടായാൽ ഒരു പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാല് ആ പാർട്ടിയത് പരമാവധി താ അടുത്ത പ്രാവശ്യംകൂടി അവിടെ നിക്കാനുള്ള സാധ്യത കൂടിയവര് നോക്കിയിട്ടേ കാരണം ആഹ് ഒരഞ്ചുവർഷത്തെ ഡെവലപ്മെൻറ്സും വികസിതങ്ങളൊക്കെ അവിടെ വരാനുള്ള സാധ്യതകളുണ്ടാവുക അപ്പോ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ ഇങ്ങനൊരവസ്ഥയില്

ഒരുപാട് വികസനങ്ങൾ വരാൻ സാധ്യതയിണ്ട്

അതേയതേ അപ്പോ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കണത്

അതേപോലെതന്നെ എക്കണോമിക് അപ്പൊഴൊക്കെ

ആഹ് വിഷയങ്ങളില് എന്തൊക്കെയായാലും അവരുടെയുള്ളപിന്നെയൊരുകാര്യം എന്താന്നുവെച്ചിണ്ടെങ്കില് അവര്തീർത്തും എന്നും അവരോടുള്ള ഒരു അപ്പോ ഇവരിതുമായി ചുറ്റിപറ്റുമ്പോള്ള ഒരു കാര്യം ണ്ടാവണതെന്താന്നുവെച്ചാല് അവരിതു തീർത്തും ഈയൊരു രാഷ്ട്രീയ പാർട്ടികള് രാഷ്ട്രീയനേതാക്കള് തീർത്തുമിവരോട് അത്രയും സൗമ്യമായി പെരുമാറുന്നു അല്ലെങ്കില് അത്രയും കാര്യങ്ങളിലിടപെടുന്നത് കൊണ്ടുതന്നെ തീർച്ചയായും ഇവടൊക്കെ യുഡിഎഫ് ജയിക്കണത് അതുകൊണ്ടാണ് പിന്നേ അതുതന്നെ വ്യക്തി

വ്യക്തികളാണെന്നുള്ള വ്യക്തിരാഷ്ട്രീയങ്ങൾ ഇപ്പോ ഇവടൊക്കെനമ്മള് ജയിക്കണ് സാധാരണള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കും മെമ്പർ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ കൃത്യായിട്ട് ആൾക്കാരൊക്കെ ജയിക്കാന്നുപറഞ്ഞാല് തീർത്തും ഒരു മുസ്ലിം പാർട്ടി മുസ്ലിം പക്ഷത്തുള്ള അല്ലെങ്കില് മുസ്ലിം ഏരിയാന്നുള്ള നിലക്കാണു മുസ്ലിം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്ന മറ്റു എല്ലാ വിദ്യാർത്ഥികള് ഏഹ് രാഷ്ട്രീയ നേതാക്കളാണ് തീർത്തും ജെയിക്കാറുള്ളത് ഈയൊരു കാരണം കൊണ്ടുതന്നെ മ്മടെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ അതേപോലെതന്നെ അതിൻ്റെയായ തകൃതിയായി നടന്നോണ്ടിരിക്കയാണ് ആഹ് ശരി ശരി ഒരു കോളുവരുന്നുണ്ട് ഞാൻ പിന്നെവിളിക്കാന്നാല്